നല്ല പരിപാടിയാ work കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അത്യാവശ്യം

എനിക്കിവിടെ നാട്ടിലും എറണാകുളത്ത് ഒക്കെ ആയിട്ട് work ഉണ്ട് കുഴപ്പമൊന്നുമില്ല diploma ആയിട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലേ photography നമുക്ക് free ആയിട്ട് കുറച്ചുകൂടെ എന്താ ചെയ്യാ നമ്മൾ നമ്മളെ പോലത്തെയുള്ള ആളുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് അത് ഭയങ്കര ആലോചിക്കാൻ കൂടി പറ്റില്ല nine to six ആ ഒരു time വരെ കെട്ടിയിടുക ഇതാവുമ്പോ നമ്മള് അത്യാവശ്യ നല്ല free ആയിരിക്കും ഇതുപോലെ daily പോയി work ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നുമില്ല അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ choose ചെയ്യാൻ ഏറ്റവും ഇത് അതുകൊണ്ടാണ് ഒന്നാമത് പിന്നെ travel ചെയ്യുക സ്ഥലങ്ങൾ കാണുക കുറെ പേരെ പരിചയപ്പെടാം അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് main ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇങ്ങനെ എന്താ പറയാ വേറൊരു office job അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല ഒരാളുടെ കീഴിൽ അങ്ങനെ നിൽക്കുക കെട്ടിയിട്ട പോലെ അതുകാരണമാണ് ഞാൻ main ആയിട്ട് പിന്നെ travel ചെയ്യണം. നല്ലതാണ് ഞാൻ എൻറെ ഇത് വച്ച് ഞാൻ അങ്ങനെ പറയുള്ളൂ പിന്നെ ഓരോരുത്തരുടെ interest പോലെ എനിക്ക് അതിന് നല്ല താല്പര്യമുണ്ട് photography യോടും എങ്ങനെ video graphy ഒക്കെ ചെയ്യാനും

ആ ആ ഇപ്പോൾ പ്രത്യേകിച്ച് എന്താന്ന് വെച്ചാല് നമുക്ക് എല്ലാ youth നും നമ്മുടെ ഒരു ഇതിലെ എല്ലാവർക്കും travel ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്

പിന്നെ പഴയതുപോലെ എല്ലാ social media കാര്യങ്ങളും ഭയങ്കര active ആണ് instagram ആയാലും അത് ഇത് youtube എന്ന് പറഞ്ഞിട്ട് ഒരുപാട് chance ഉണ്ട് നമുക്ക് നമ്മുടെ quality അനുസരിച്ച് നമുക്ക് എന്തോരം ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു limit ഇല്ല ഇവിടം വരെ എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരാളുടെ അപ്പുറത്തേക്ക് ഇല്ല ഇതിൽ top അങ്ങനെയില്ല നമുക്ക് എന്തോരം skill ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് top ൽ എത്താൻ പറ്റും നമ്മുടെ work അനുസരിച്ച് ഇരിക്കും എത്രത്തോളം നമ്മൾ അതിനു importance കൊടുക്കുന്നുണ്ട് അതുപോലെ ഇരിക്കും. അതാണ് main അ അആ

എന്താ പറയാ financially നമുക്കൊന്ന് നിൽക്കാൻ പറ്റും നല്ല work ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ

ഞാനിവിടെ ചെയ്യണത് leaf album wedding work ഒക്കെആന്നു ണ്ടെങ്കിൽ album ഒരറിനൂറ്റമ്പത് രൂപ ആ range ൽ വെച്ചിട്ടാണ് അങ്ങനെയാവുമ്പോൾ ഇരുപത്തി രണ്ട് രൂപ മുപ്പത് leaf അത്രയൊക്കെ വരും ചിലപ്പം നമുക്കറിയാവുന്ന വരാന്നുണ്ടെങ്കിൽ adjust ചെയ്തു കൊടുക്കും അല്ലാനുണ്ടെങ്കിൽ album ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ പത്ത് രൂപ പതിനായിരം രൂപ ആ range ലാണ് ചെയ്യേണത്

add ആക്കും പിന്നെ ഈ album പറയുമ്പോൾ അതിനകത്ത് save the date കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കും അങ്ങനെ പിടിക്കല് ആഹ്

മ് മ് പഠിക്കൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ photography മാത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പഠിക്കാൻ ആയിട്ട് നമുക്ക് വലിയ ഞാൻ പഠിച്ച ഞാൻ class ന് പോയിട്ടുണ്ട് എനിക്ക് base ഒന്നും അറിയില്ലായിരുന്നു.

ശരിക്കും പറഞ്ഞാൽ അതിലേറെ better എന്ന് പറഞ്ഞാല് experience ആയിട്ടുള്ള ഒരാളുടെ കൂടെ work ചെയ്യുക അതായിരിക്കും പക്ഷേ കുറച്ച് friendly ആയിട്ടുള്ള ആര്എങ്കിലും കൂടെ ആണെന്നുണ്ടെങ്കിലെ ഉള്ളൂ കാര്യം കാരണം എന്താ വെച്ചാല് വേറെ ഞാൻ പോയതൊന്നും നമുക്ക് കാരണം അത്ര expensive ആയിട്ടുള്ള camera ഒക്കെ ആകുമ്പോൾ professional camera ആകുമ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാവും അപ്പൊ അവര് ചിലപ്പോ കൈ തരില്ല കുറെ കാലം നടക്കേണ്ടി വരും അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കെന്തു ചെയ്യും പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും

മറ്റേന്ന് പറയുമ്പോൾ theory കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ college ൽ എന്നുപറയുമ്പോൾ ഞാൻ എറണാകുളത്ത് പഠിച്ചേ അപ്പൊ practical കുറവായിരുന്നു ഭയങ്കര മോശമായിരുന്നു പറഞ്ഞാല് കോളേജിന് ഇതാക്കി പറയുകയല്ല പക്ഷേ എന്നാലും ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാക്ടിക്കൽ ആണല്ലോ നമുക്ക് കയ്യില് കിട്ടണം cam

അവിടെയുണ്ടായിരുന്നത് ആകെ mark three യാ three എന്തോ ആയിരുന്നു ഉണ്ടായിരുന്നത് അതും ഒരു camera നല്ലതെന്ന് പറ നല്ലതെന്ന് പറയാൻ പറ്റില്ല അതും നല്ലപോലെ use ചെയ്തിരുന്ന camera അതുതന്നെ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ രണ്ടു വട്ടം ഒക്കെയുള്ള നമുക്കൊന്ന് use അതും അത്രയും പിള്ളേര് ഉണ്ടാവും

കുറെ സംസാരിച്ചു നമുക്ക് main ആയിട്ട് കിട്ടേണ്ടതൊന്നും അതായത് കുറെ class ഇതിന് class ൽ ഇരുത്തി പഠിച്ചിട്ട് കാര്യമില്ല

പഠിക്കാന്ന് പറയുമ്പോൾ കൈയിൽ camera ഉണ്ടെങ്കിൽ സുഖംആണ് കുറെ എഴുതി പഠിച്ചിട്ട് കാര്യമില്ല എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇതിൻറെ കാര്യത്തിൽ പ്രത്യേകിച്ച് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏറ്റവും better ഒന്നുമില്ലെങ്കിൽ class base അറിയണമെന്നുണ്ടെങ്കിൽ പഠിക്കുക. എന്നിട്ട് നേരെ പിന്നെ ആരുടെയെങ്കിലും കൂടെ join ചെയ്യുക അത്യാവശ്യം നല്ല ഒരാളെ അത് വേണമെങ്കിൽ ഞാൻ ready യാക്കി തരണുണ്ട്

ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് free യുണ്ടെങ്കിൽ ഞാൻ വിളിക്കുന്നുണ്ട് അങ്ങനെ എൻറെ കൂടെ പോരാം

ഒന്നൂടെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് നിങ്ങൾ വിളിച്ചാലും മതി എനിക്ക് base ഉണ്ടോ എന്ന് ചോദിച്ചാൽ camera താല്പര്യമുണ്ടായാൽ തന്നെ നമുക്ക് എന്താ കുറെഒക്കെ അടിപൊളി ആയിട്ട് ചെയ്യാം ഞാന് പിന്നെ photos editing വല്ലാണ്ട് പഠിച്ചിട്ട് ഒന്നുമില്ല editing ഉം പഠിക്കണമെന്നുണ്ട് മ് എനിക്ക് ഇപ്പോ editing ആണ് ശരിക്കും പറഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ നോക്കണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ out കൊടുക്കാൻ ഭയങ്കരമായിട്ട് late ആകുന്നുുന്നുണ്ട് അപ്പൊ client ന് ഭയങ്കരമായിട്ട് അതൊരു നമുക്കും മോശമാണ് പെട്ടെന്ന് photo കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള work പിന്നെയും വന്നുകൊണ്ടിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരു work pending ആയി കഴിഞ്ഞാല് ഒരു work എടുത്തിട്ട് നമ്മള് അതിലെ അത് പെട്ടെന്ന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവരുടെ base ൽ ഒരുപാട് work വരും അത് നേരത്തെ തന്നെ നമ്മൾ അത് late ആക്കി കഴിഞ്ഞാല് അതേപോലെ കുറെ work പോവുകയും ചെയ്യും നല്ല post ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മളെ work നല്ല ചെയ്തുകൊടുക്കുന്നത് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തുകൊടുക്കുക പക്ഷേ ഇങ്ങനെ പറയും അല്ലെങ്കിലേ മൊത്തത്തിൽ എന്താ പറയാ ഇങ്ങനെ photographers photo എടുത്ത് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കൊടുക്കുക എന്നുള്ള ഒരു ചീത്ത പേര് എനിക്കിപ്പോ അതാണ് editor അത്യാവശ്യമാണ് album designing കാര്യങ്ങൾ അതൊക്കെ എന്തായാലും പഠിക്കാന്ന് ഉണ്ടെങ്കിൽ editing കൂടെ പഠിക്കണം അപ്പോഎന്ത് വെച്ചാ നമുക്ക് തന്നെ ചെയ്യാം വേറൊരാളുടെ എടുത്തു കൊടുത്ത് ചെയ്യുമ്പോൾ എന്താണ് വെച്ചാല് അത്ര satisfied ആയിരിക്കില്ല എൻറെ കാര്യത്തിൽ കേട്ടോ ഞാന് എനിക്ക് പുറത്തുനിന്ന് ചെയ്തു തരാമെന്ന് ഒക്കെ പറഞ്ഞു. ഞാൻ ഒന്ന് രണ്ട് എണ്ണം ചെയ്യിച്ചു പക്ഷേ നമ്മൾ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമുക്കുണ്ടാവുംമല്ലോ ഒരു ഉണ്ടാവുമല്ലോ ഇങ്ങനെ ആയിരിക്കണം അപ്പോൾ എടുത്തേക്കണത് നമ്മൾ അത് അനുസരിച്ച് ആയിരിക്കും പക്ഷേ editing ചെയ്തു തരും ചിലപ്പോൾ അത് ആകെ മാറിയിട്ടുണ്ടാവും

അതുകൊണ്ട് post ഇടലും കുറവാണ് ഞാൻ ഞാൻ ചെയ്യലുണ്ട് ഞാൻ പിന്നെ ചെറിയ work ഒക്കെ ആകുമ്പോൾനമ്മള് phone ൽ തന്നെ light room set ചെയ്തു വച്ചിട്ടുണ്ട് P set ഒക്കെ

ചെറിയ work ഒക്കെ എന്നു പറയുമ്പോൾ album ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് ഇതിലിട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ മുതലാവില്ല

എൻറെ കയ്യിൽ സോണി സോണിയുടെ എസ് സെവൻ ത്രീ professional camera തന്നെയാണ് അത്യാവശ്യം ഒരു മൂന്നുലക്ഷത്തിന്റെ അടുത്ത് വരുന്നുണ്ട് full set മേടിക്കുമ്പോൾ നമുക്ക്

അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ പഠിച്ച ഇറങ്ങി അപ്പത്തന്നെ camera എടുത്തു ഭയങ്കര task കൾ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും work കിട്ടി തുടങ്ങി.

മ് മ് എനിക്കിപ്പോൾ camera നെ കുറിച്ചിട്ട് കാര്യമായിട്ട് base ഒന്നും അറിയില്ല അങ്ങനെ long വെച്ചിട്ട് വെക്കണതെന്താ ശരിക്കും പറഞ്ഞാൽ photo യെടുപ്പ് lighting lighting ഒക്കെയാണ് പഠിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ class നു പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തന്നെ practicle കിട്ടുവാണെന്നുണ്ടെങ്കിൽ ok ആണ് lighting എങ്ങനെ കൊടുക്കണമെന്ന് എവിടെ കൊടുക്കണം എത്ര ഭംഗിയാക്കണം ആ ഒരു photo നെ ഏത് angle ൽ എപ്പോഴും നമ്മൾ എന്ത് വെച്ചാൽ കൂടെ പഠിക്കുന്നവർ നമുക്ക് താല്പര്യമുണ്ടായിട്ടാണല്ലോ നമ്മുടെ class ലെ join ചെയ്യുന്നേ നമുക്ക് ചിലർ അല്ലാണ്ട് വരുന്നവർ ഉണ്ടാവും just പഠിക്കാൻ വേണ്ടി വരുന്നവർ ഉണ്ടാവും ഇപ്പോ ഒരു class ല് നമുക്ക് camera തന്നു വിട്ടു കഴിഞ്ഞാല് ചിലരെ നോക്കിയിട്ടുണ്ട് അവരൂ ഒരൊറ്റ stand ആയിട്ട് result തന്നിട്ട് ആ object നെ focus ചെയ്തിട്ട് കുറെ photos എടുക്കും സത്യം പറഞ്ഞാൽ അതിൻറെ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാല് just ഒന്ന് റാങ്കില് change ചെയ്തു കഴിഞ്ഞാല്

എപ്പോളും photo എടുക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ഒരു ഒറ്റ angle ൽ നിന്ന് എടുക്കാണ്ട് just ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് skip ചെയ്തു ഒന്ന് മാറി അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒന്ന് എടുത്തു നോക്കുമ്പോഴേക്കും ഇവിടത്തെതിലും ഭംഗിയായിരിക്കും എന്ത് അപ്പുറത്തെ

ഞാനീ AD3 hundred two hundred ഒക്കെയാണ് use ചെയ്യല്

അല്ല അല്ല light use ചെയ്യല്

soft box -വെച്ചിട്ടൊക്കെയാ ആകുമ്പോൾ പിന്നെ നമ്മൾ umbrella ഉണ്ടാവും രണ്ട് side ലും set ചെയ്യും

eighty five ഉം പിന്നെ ഉള്ളത് ഒരു twenty eight lense മാണ്. twenty eight വരുന്നത് രണ്ടും bluck lense ആണ്. വരുന്നുണ്ട് അല്ലാണ്ട് wide zoom lense ഉം വരുന്നുണ്ട് lense ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല zoom ചെയ്യാനും ഇതാക്കാനും പറ്റില്ല പക്ഷേ ഇപ്പോൾ നമ്മളെ single ഒരു couple photo എടുക്കുവാണെന്നുണ്ടെങ്കില് മറ്റേ lense നെ കാട്ടിലും ഏറ്റവും കൂടുതൽ result കിട്ടുന്നത് ഈ lense ന് ആയിരിക്കും. ഭയങ്കര detail ലും ഭയങ്കര depth ആയിരിക്കും photo യ്ക്ക് നല്ല ഭംഗി ഉണ്ടാവും photo പ്രത്യേകിച്ച് എൻറെ കയ്യിൽ ഉള്ള eighty five ഭയങ്കര ഇഷ്ടമുള്ള lense ആണ് പിന്നെയുള്ളത് twenty eight ആണ് twenty eight ശരിക്കും wide ആണ് നല്ല wide ആണ്

അതേപോലെതന്നെ ശരിക്കും ഒരു സിനിമയൊക്കെ എടുക്കാൻ പറ്റുന്ന lense ആ എനിക്ക്ആദ്യം അത് ഭയങ്കര അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു പിന്നെ പോയി പോയി eighty five മാറി twenty eight ആയി എനിക്ക് കൂടുതൽ ഇഷ്ടം നമുക്ക് അറിയില്ലല്ലോ first time camera എടുക്കുന്നെ. ഞാൻ അതിനു മുന്നേ എന്നെ സംബന്ധിച്ച് ഞാന് വേറെ ആളുടെ കൂടെ അങ്ങനെ കൂടുതല് പോയിട്ടില്ല കൂട്ടുകാരൻറെ കൂടെ തന്നെ പോയേക്കണ് വെച്ചാൽ എൻറെ കയ്യിൽ camera വേണമെന്നുണ്ട് എന്നിട്ട് അതിൽ മേൽ തന്നെ പഠിക്കണം അതിൽ എടുക്കണം ആ ഒരു മൂഡ് ആയിരുന്നു

അതുകാരണം കൊണ്ട് camera എടുത്തപ്പോൾ നമുക്ക് ഒന്നാമത് class ൽ ഇങ്ങനെ പിന്നെ ആലോചിച്ചു camera എടുത്ത് പഠിക്കാവെന്ന് ഉണ്ടെങ്കിൽ ഇങ്ങനെ അതായിരിക്കും നല്ലത് അപ്പൊ ഒന്നൂടെ നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ driving പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വണ്ടി ഉണ്ടാകുമ്പോൾ എങ്ങനെയാ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും

അതേപോലെ camera എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് camera എടുത്തത് അതുകൊണ്ട് idea ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ eighty five ല് photo എടുക്കുമ്പോൾ ഭയങ്കര നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ പിന്നെ twenty eight നോട് ആയി പ്രിയം അതിൻറെ ആ ഒരു wide ഭയങ്കരമാണ് ശരിക്കും എറണാകുളത്തെ ഒരു shoot ലാണ് ഞാന്

അപ്പൊ പുള്ളി എന്റെ കൈയിൽനിന്ന് camera മേടിച്ചിട്ട് ഒരു video എടുത്തു ആ video കണ്ടിട്ട് എന്റെ കിളി പോയി കാരണം അത്രയും അടിപൊളി ഒരു video ആയിരുന്നു ആ twenty eight lense മൂപ്പര് eighty five മാറ്റിയിട്ട് twenty eight lense ഇട്ട് അതിനാത്താണ് ആ video എടുത്തത് അപ്പോ അത് കണ്ടപ്പോൾ എൻറെ കിളി പോയി അയ്യോ ഇതിന് ഇത്രയും result ഉണ്ടായിരുന്നോ? കാരണം പണി അറിയാവുന്നവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ ഒന്നൂടെ അടിപൊളിയാക്കി ചെയ്തു തരും അപ്പോ പിന്നെ ഞാൻ നോക്കി ശരിക്കും ആ video കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലെ cinema എടുക്കാമല്ലോ അത്രയും അടിപൊളി

പിന്നെ അതിലിരുന്ന് പണി twenty eight ന് work ന് പോകുമ്പോൾ ഞാൻ one not five ഏതെങ്കിലുമൊക്കെ rent ചെയ്യലാണ് rent ന് എടുക്കും. കാരണം രണ്ടും block lense ആവുമ്പോൾ നമുക്ക് group വരുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നമായിരിക്കും photo വരുമ്പോൾ zoom ങ്ങും കാര്യങ്ങളും ഒന്നും നടക്കുല്ല അങ്ങോട്ടുമിങ്ങോട്ടും ഓടിച്ചാടി നിൽക്കുക അതുകാരണം ഒരു lense rent ചെയ്യും. മ് മ് അങ്ങനെയൊക്കെയാണ് ഇവിടെ ആവുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് work വളരെ കുറവായിരിക്കും ഇവിടെ നാട്ടിലെ എറണാകുളത്തൊക്കെ ആവുമ്പോഴേ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്‍ എന്തെങ്കിലുമൊക്കെ മാമോദിസ birth day പേരിൽ ചടങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയുണ്ടാവും

ഉണ്ട് ഉണ്ട് അത് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ എനിക്ക് ഒരു വർക്ക് വന്നിട്ടുണ്ടെന്ന് ബാംഗ്ലൂർ ആണ് അപ്പോ കസിനിക്കിന്റെ ആണ് പുള്ളി അവിടെ designer ആണ് അപ്പോ പുള്ളി കുറെ ചോദിക്കുന്ന ഇങ്ങനെ പുള്ളിയുടെ കൂടെ നിൽക്കാൻ പറ്റുമോ പുള്ളി design ചെയ്യുന്ന ഒരു എത്രഇരുന്നൂറ് piece per day വെച്ചിട്ട് അല്ല per day അല്ലാ ഒരു രണ്ടായിരം piece ഒക്കെ നൂറ്റൻപത് design ല് പുള്ളി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോ അതിന്റെ ഒരു catalogue ഉം കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയില് ചെയ്യാന് അത് അവിടെത്തന്നെ നിന്നിട്ട് പുള്ളിക്ക് ചെയ്യാൻ പുള്ളിയുടെ ഒപ്പം നിന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇന്ന് meet ചെയ്തിട്ടുണ്ടായി വേറൊരാളും കൂടിയുണ്ട് പുള്ളി ഈ fashion cordinator ഒക്കെയാണ് അത്യാവശ്യം നല്ല reach ഒക്കെ ഉള്ള ആഷി അസീസ്എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ളതാണ് മൂപ്പരപ്പ് അവിടെയുണ്ട് ബാംഗ്ലൂര് അപ്പോ മൂപ്പരും ഇയാളും കൂടി കൊളാബ് ചെയ്തിട്ട് ചെയ്യാനാ അത്യാവശ്യം models ഉം കാര്യങ്ങളൊക്കെയുണ്ട് കസ്നിക്കാന്റെ മൂപ്പരുടെ അടുത്താണെങ്കിൽ costume കാര്യങ്ങളും design ചെയ്ത പുള്ളിയുടെ തന്നെ product ഉണ്ട് അപ്പോ അതിൻറെ അടിയിൽ നമ്മൾ photographer ആയിട്ട് നിൽക്കുക എനിക്കൊന്നു വച്ചാൽ രണ്ടു കാര്യങ്ങൾ ഉണ്ട് എൻറെ profile ഉം കാര്യങ്ങളും ഒന്നുകൂടെ set ആവും കുറച്ചുകൂടെ ഒരു grow ആയി കിട്ടും

അപ്പോ പോകാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് നോമ്പ് കഴിഞ്ഞിട്ട് ഒന്ന് പോയി നോക്കാമല്ലോ first ഒരു shoot ചെയ്യാം എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാന്നും പറഞ്ഞിട്ട് നിൽക്കാണ്

മ് modeling shoot എന്ന് പറയുമ്പോൾ എന്തെന്ന് വെച്ചാല് നമുക്ക് add ഉം കാര്യങ്ങളൊക്കെ ഇപ്പോ video ആണെങ്കിലും add ഉം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത്ര വലിയൊരു amount പിന്നെ നമ്മൾ അത്രയും ഒരു top level ൽ എത്തിനിൽക്കുക ശരിക്കും പറഞ്ഞാല് ഇതിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാല് photography ഇപ്പോ ഞാൻ ഒരു work ന് വേണ്ടി ഒരു work ന് ഇരുപത്തി അഞ്ച് രൂപ മേടിക്കുന്നുണ്ടെങ്കില് ഞാൻ ശരിക്കും ഒരു ഏർ പക്കാ ഒരു top level ൽ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ അത്യാവശ്യം reach ഉള്ള അല്ലെങ്കിൽ എല്ലാവരും അറിയുന്ന ഒരു celebrity photographer ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഇരുപത്തഞ്ച് എന്നുള്ളിടത്ത് ഒരു ലക്ഷം അല്ലെങ്കിൽ ഒന്നരലക്ഷം രൂപ പറയാം. അഹ് അത് demand മാറി. ഏർ എന്നെ client നാണാവശ്യം. ശരിക്കും നമുക്ക് client നെയാണാവശ്യം അതു മാറും. നമ്മൾ ഒന്ന് famous ആയി കഴിയുമ്പോൾ work ഉം കാര്യങ്ങളുമൊക്കെ set ആയി ഒന്ന് famous client ന് നമ്മളെയാണാവശ്യം. അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം, ഇപ്പോൾ ഞാൻ ഇരുപത്തഞ്ച്~ഇരുപത്തയ്യായിരം ഉറുപ്പികയ്ക്ക് എടുക്കുന്ന work എന്നു പറയുമ്പോൾ ഒരു famous ആയിട്ടുള്ള ഒരു photographer ഇപ്പോ അമ്രാ സമീൻ അതേപോലെ കുറെ പേരുണ്ടല്ലോ. അവർക്ക് വേണമെങ്കിൽ എന്തുചെയ്യാം, ഒരു ലക്ഷം പറയാം. കാരണം അവരുടെ work ന്റെ rate ആണ് അത്. അവന്റെ ആ ഒരു position ൽ നിൽക്കുന്നത് കാരണം അത്രയും reach ആയ celebrity അവരുടെ rate ആണത്. അവർക്ക് വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള

ഇപ്പോൾ പഠിക്കണമെന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പൊ അതിൽ എത്ര, course ന് ഒക്കെ എത്രയാ ഇതു വരുന്നത്സ്? fees ഒക്കെ എത്രയാണ് വരുന്നത്? ശരിക്കും നല്ല ഒരു college ൽ നമ്മൾ admission എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇത് മാത്രമായിട്ടല്ല. അതിൽ കാരണം, cinematography ഉണ്ടാകും. എല്ലാം കൂടെ ആയിരിക്കും നമുക്ക് വരുന്നത്.

complete ചെയ്തില്ല എനിക്ക് base കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ അവരുടെ class കൾ ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് okay ആയിരുന്നില്ല. അത് കാരണം കൊണ്ട് പിന്നെ എന്ത് ചെയ്തു. അപ്പൊ അവരുടെ അടുത്ത് തന്നെ പറഞ്ഞ് പറഞ്ഞിട്ടല്ല ഇങ്ങനെ സംസാരങ്ങൾ ആയി. പിന്നെ നമുക്ക് പോകാനുള്ള ഒരു mood ഉണ്ടാവില്ലല്ലോ. ശരിക്കും ഇതിനു വേണ്ടത് ഒരു free mind ആണല്ലോ നമുക്ക്. ഈ പരിപാടിക്ക് വേണ്ടത്. അങ്ങനെ നിർത്തി. പിന്നെ camera എടുത്ത അങ്ങനെ work തുടങ്ങി. പിന്നെ കൂട്ടുകാർ ഉണ്ടായിരുന്നു കൂടെ കൂടെ പഠിച്ചത്. അവരുടെ കുറെ support ഉണ്ടായിരുന്നു. അവർ work ഉണ്ടാകുമ്പോൾ വിളിക്കും, അവരുടെ കൂടെ പോകും. പിന്നെ എൻറെ തന്നെ ഒരു കൂട്ടുകാരൻ ഉണ്ട്. അരൂര്. ജയാനന്ദ് എന്ന് പറയും.

പുള്ളി അത്യാവശ്യം നല്ല photographer ആണ്. പുള്ളിക്ക് അത്യാവശ്യം നല്ല, അവിടെയൊക്കെ ആകുമ്പോൾ ഞാൻ അവിടെയായിരുന്നു stay. ഇപ്പോൾ ആറ് ഏഴെട്ടു വർഷമായിട്ട് എറണാകുളത്ത് തന്നെയായിരുന്നു. ഇപ്പോഴാണ് നാട്ടിലേക്ക് ഇങ്ങോട്ട് shift ആയത്. അവിടേയാകുമ്പോൾ പുള്ളി ഒക്കെ നല്ലോണം work ഒക്കെ തരുമായിരുന്നു. അത്യാവശ്യം നല്ല work ഉം കാര്യങ്ങളും. പുള്ളി base model ഒരു camera അതിൽ start ചെയ്തതാണ്. പഠിക്കണ time ൽ തന്നെ ശരിക്കും പറഞ്ഞാൽ course പഠിക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ camera ഉണ്ട് എന്നുണ്ടെങ്കിൽ okay ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കുന്നത് അപ്പോൾത്തന്നെ പയറ്റി നോക്കാല്ലോ. പുള്ളീടെ കയ്യിൽ ഒരു base model camera ഉണ്ടായിരുന്നു. പുള്ളി പഠിച്ച് ഇറങ്ങിയ, പഠിച്ച് ഇറങ്ങണേന്റെ മുൻപുതന്നെ പുള്ളി work ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതുകാരണം ഇപ്പോ ഒക്കെ എന്നു പറഞ്ഞുകഴിഞ്ഞാൽ നല്ല, അത്യാവശ്യം നല്ല work ഉണ്ട്. എങ്ങനെ പോയാലും നമുക്ക് ഒരു മാസമൊക്കെ അത്യാവശ്യം എന്തായാലും ഒരു

ആവശ്യത്തിനു മതിയല്ലോ എന്നുള്ള ഒരു mind ഉള്ളതുകൊണ്ട് ആണത്. പിന്നെ എനിക്ക് ഈ ഒരു editor അത്യാവശ്യം ആണ്. അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ബാംഗ്ലൂരിലെ work ready ആവുകയാണെന്നുണ്ടെങ്കിൽ first ലത്തെ work ഒക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം set ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരാളെ നിർത്തണം edit അറിയാവുന്നത്. അപ്പോൾ work പെട്ടെന്ന് പെട്ടന്ന് കൊടുക്കാലോ. അല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. കാരണം ഏർ ഇതിന്റെ ഒന്നും design ന്റെ model shoot എന്നു പറയുമ്പോൾ ഏർ ചിലപ്പോൾ monthly അല്ലെങ്കിൽ ഒരു two week കൂടുമ്പോൾ അടുത്ത design വരും. അപ്പോഴേയ്ക്കും നമ്മൾ അത്

ഇല്ല ബാംഗ്ലൂർ നാട്ടില് plus two കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ബാംഗ്ലൂർ നോക്കിയിരുന്നു ഞാൻ. ഉം ഉം. എറണാകുളത്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇൻസ്റ്റി~എന്തായിരുന്നു ആ institute ന്റെ പേര് ഞാൻ മറന്നുപോയി. അത്യാവശ്യം നല്ല ഒരുപാട് പേര് പഠിച്ചിറങ്ങിയ ഒരു institute ഉണ്ട് എറണാകുളത്ത്. ങ്ഹാ. അവര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല അടിപൊളി ആണ്. ഏഹ് പക്കാ നമ്മളെ ഒരു cinematographer ആക്കിയിട്ടേ അവിടെ നിന്ന് പുറത്തേക്ക് വിടുകയുള്ളൂ അവർ അങ്ങനെയാണ്, അടിപൊളിയാണ്. ഇവിടെ ഇത് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ ആയിരുന്നു അവർ നമ്മളെ എന്ത് പറയുക force ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ചേരൂ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഒന്നും ഉണ്ടായില്ല equipments പോലുമുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക്. ആദ്യം വേണ്ടത് അതാണല്ലോ. അത് കാരണം കൊണ്ടാണ് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തത്. നിങ്ങള് വർക്ക് എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചോളീ. എനിക്ക് പ്രശ്നമൊന്നുമില്ല.

ആയിക്കോട്ടെ ഞാൻ വിളിക്കുന്നുണ്ട്.

ക്യാ~ഇപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ canon ഉം canon ഒക്കെ ആയിരുന്നു main ആയിട്ട് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഉണ്ട് പക്ഷേ Sony ഒന്നും കൂടുതൽ use~use ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ sony ഒന്നുകൂടെ മുൻപിൽ ആയി തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയില്ല canon use ചെയ്യുന്ന ആൾക്കാർ nippon use ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് അതു രണ്ടും ഇപ്പോഴും അടിപൊളി തന്നെയാണ്. പക്ഷേ, രണ്ടിനെയും colour grade ഭയങ്കര വ്യത്യാസമാണ് ശരിക്കും. ചില ചില work ൽ ഒക്കെ നമുക്ക് തോന്നും canon ഒക്കെ ആണ് അടിപൊളി. അവരുടെ colour grade കാണുമ്പോൾ അല്ല color tone കാണുമ്പോഴൊക്കെ ഭയങ്കര ഏർ നമ്മൾ ഇപ്പോൾ edit ചെയ്തുകഴിഞ്ഞ photos ഉണ്ടാവില്ലേ? അതുപോലെയൊക്കെ ആയിരിക്കും. sony യുടെ ശരിക്കും വേറൊരു tone ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് sony യുടെ ആണ്. പിന്നെ കുറച്ചു കൂടെ advanced ആണ് sony യുടെ ഏർ card slot ആണെങ്കിൽ ഇപ്പോൾ card ഇടുന്ന slot ആണെങ്കിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ മറ്റേതെങ്കിലും വരുന്നുണ്ട്. പക്ഷേ ഞാൻ എടുക്കുന്ന ആ time ൽ നോക്കുമ്പോൾ, പിന്നെ battery ആണെങ്കിൽ ഒരുപാട് എന്താ പറയുക touch ഉം കാര്യങ്ങളും ഒക്കെ maximum അവര് കുറച്ചിട്ടുണ്ട്. screen touch. അത് എന്താണെന്ന് വെച്ചാൽ battery യുടെ കുറച്ചുകൂടി battery നമുക്ക് ലാഭം

കുറച്ചുകൂടെ കൂടുതൽ കിട്ടും അങ്ങനെ ആകുമ്പോൾ. അത്യാവശ്യം battery back up ഉം കാര്യങ്ങളും ഒക്കെ കിട്ടും. അങ്ങനെ പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം sony ആയിരുന്നു പക്ഷേ camera എടുക്കുന്ന time ൽ പറഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ആണ് sony കൈ വഴങ്ങാനും പഠിക്കാനും ഒക്കെ ഭയങ്കര കാരണം college ൽ ആണെങ്കിലും ഉണ്ടായിരുന്നത് canon ആയിരുന്നു. അപ്പോൾ അത് കാരണം എന്താ, പിന്നെ എൻറെ കൂട്ടുകാരൻ ഞാൻ പറഞ്ഞില്ലേ ജയാനന്ദ് എന്ന് പറഞ്ഞത് പുള്ളി എടുത്തത് ഇതുപോലെ sony ആയിരുന്നു. ഇപ്പോൾ ഞാൻ work ന് പോകുന്നതും പുള്ളിയുടെ കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാൻ പറ്റി. sony യുടെ ഒക്കെ ആകുമ്പോൾ body വരുന്നത് ശരിക്കും ശരിക്കും body മാത്രം ഏർ ഒരു ഒന്ന് അൻപതിന്റെ ഉള്ളിൽ വരും